ആഹ്. എന്താ ഫുഡ് കഴിച്ചാ?

എ ചോറ്, കൂട്ടുകറി, വറവ്, മീൻകറി. നീ കഴിച്ചാ? ഉം ഉഷാറായി കഴിച്ചില്ലേ. ആഹ് ഞാങ്കഴിച്ച്.

പിന്നെ നമ്മടെ ഭക്ഷണ രീതിയൊക്കെയെങ്ങനെയാണ് കാര്യായിട്ട്? കാര്യായിട്ടെന്ത്ന്ന്? സാധാ എല്ലാടയ്ക്കും ഇള്ളപോലെ തന്നെ. ന് നമ്മടെ പൊതുവെ മറ്റ്ള്ള ജില്ലക്കാരെ അപേക്ഷിച്ച് കണ്ണൂര്കാരാണ് ഭക്ഷണം ഓ പിന്നെ ആഹ് ഭക്ഷണ കാര്യത്തിലും നമ്മളടിപൊളിയല്ലേ. കണ്ണൂര്കാരടിപൊളിയല്ലേ. എത്ര വെറൈറ്റി ഫുഡ് ഇണ്ട്? എന്താ വെറൈറ്റി ഫുഡിയ്യ് പറ കേക്കട്ടെ. നമ്മളും കൂടിയൊന്ന് കേക്കെ പറ. ആഹ്. എന്ത്ന്നപ്പാ വട്ടയപ്പോം, കണ്ണൂര് കാരിയപ്പോം. പിന്നെന്താണ്? തലശ്ശേരി ബിരിയാണി. ഉം. ആഹ് വരട്ടെ. അത് ഫേമസാണ്. കണ്ണൂര് കാരിയപ്പം ഭയങ്കര ഫേമസാട്ടോ ഇവടെ ഓസ്ട്രേലിയേലൊക്കെ ഭയങ്കര കാര്യാ.

വേറെ ഭക്ഷണ എങ്ങനെയാണ് ഭക്ഷണ ക്രമോക്കെ? ഭക്ഷണക്രമം സാധാ രാവിലെ രാവിൽത്തെ ഭക്ഷണം, ഉച്ച പിന്നെ വൈകുന്നേരം. മൂന്ന് നേരല്ലേ തിന്നാമ്പറ്റൂ. എന്റഭിപ്രായത്തിലെന്തിനായീ മൂന്ന് നേരം തിന്നുന്നുള്ളതാണ്. അതോവറല്ലേ ശെരിക്കും, രാത്രിയും നാല് നേരയില്ലേ? മൂന്ന് നേരേങ്കിലും തിന്നണ്ടേ, അങ്ങനല്ലേ പറയുന്നേ? ഫസ്റ്റ് രാജാവിനെപ്പോലെ തിന്നണം, പിന്നെ മന്ത്രീനെപ്പോലെ, പിന്നെ പിച്ചക്കാരനേപ്പോലെ തിന്നണന്നല്ലേ പറയാ. തിന്നാലല്ലേ. ഉം. ഒഹ് ഓഹ് അത് ശരി. ഉം. പിന്നെ അഹ് എന്റഭിപ്രായത്തിലേ ഭക്ഷണ ഈ മൂന്ന് നേരൊക്കെ ആരിണ്ടാക്കീതാന്ന് വെറുതല്ലേലും. നമ്മള് വെശക്കുമ്പം തിന്നാപ്പോരേ? വെറുതെയന്നെ. വെറുതെയന്നെയാന്ന് ശെരിക്കും. അതെ വെശക്കുമ്പം ഭക്ഷണം കഴിക്കണന്നന്നെയാണ് എന്റെയൊരു ഒരു തീരുമാനം. അത് നല്ല തീരുമാനേരിക്കും.

എന്നിട്ടോ നീ എന്നിട്ട് നീ കഴിക്കുന്നില്ലേ അല്ലാണ്ടും. എല്ലാരും തിന്നുന്ന പോലെ തിന്നലന്നേ. ഉം. എല്ലാരും പോന്നപോലെ പോക്കന്നെ അല്ലാണ്ട് വേറെന്ത്ന്ന്. അതെയാ. പിന്നെ വേറവടെ വേറെന്താ സ്പെഷ്യൽ ഇണ്ടായില്ലേ?

ആഹ് ഇണ്ടാവലിണ്ട്. ഇന്നൊന്നൂല്ല. എന്താണീ ചിക്കൻ ഐറ്റംസിനോടെന്താണ് നിന്റെ ഏ അഭിപ്രായം? നല്ലഭിപ്രായം. എന്നാലും ബാക്കിയിള്ള പച്ചക്കറിയപേക്ഷിച്ച് ചിക്കൻ മാത്രം തിന്നുന്ന പച്ചക്കറി പച്ചക്കറിയെ അപേക്ഷിച്ച് ചിക്കൻ അടിപൊളി ടേസ്റ്റാണ് പക്ഷെ ബോഡി വേ തിന്നിട്ട് വല്യ കാര്യങ്ങളൊന്നുവില്ല.

ഉം. അവരെ അതെ. നല്ല ടേസ്റ്റും ആയിരിക്കും അവരെ ബ്രാഹ്മണ ഫുഡ്.

ആഹ് ഓക്കെ. വ്യത്യാസോണ്ട് നമ്മടെ കണ്ണൂരാണ് എന്തായാലും ഇക്കാര് ഭക്ഷണത്തിലല്ലേ? പൊല് പൊതുവെ മലബാർ ഏരിയ ആഹ്. കടികള് ഏ, ഒരുപാട്

ഭക്ഷണത്തില് കണ്ണൂരന്നേണ്, അടിപൊളിയാ. ഉം. നിങ്ങളെ കൊറേ പലഹാരങ്ങളില്ലേ? ആഹ് എ സമൂസ. അതുപോലെ എണ്ണക്കടികള് ഉം. പക്ഷെ എണ്ണക്കടികളൊക്കെ നമ്മളെ ആരോഗ്യത്തിന് ഭയങ്കരം എഫ്ഫക്റ്റാണട്ടാ. ആഹ് അതെ.

അതെയാ? ഇപ്പെ എല്ലാരും ടേസ്റ്റിന്റെ പൊറകെയല്ലേ. ടേസ്റ്റിള്ള സാനം തിന്നിട്ടന്നെ. അല്ലാണ്ട് നമ്മള് ആഹ്. ടേസ്റ്റിള്ള സാനം തിന്നലാണ് പക്ഷെ ഒരു പരിധിവരെ ഒരു ഇപ്പമ്മളൊരു ഇമ്മളിപ്പ ആഹ് ആഹ്. അത് നമ്മക്ക് ബോധം വര എപ്പ? ഒരു ഫിഫ്റ്റി പ്ലസ് ഏജ് ആകുമ്പത്തേക്ക് നമ്മളതില് കൊറക്കും. ഉം. തിന്ന് സൈഡാവും. സൈഡാവും, നമ്മള് സൈഡാവും. ആഹ് അപ്പളാ നമ്മക്ക് പിന്നെ ബോധം വരാ. ആഹ് എന്റഭിപ്രായത്തിൽ നീയൊക്കെ ബോഡി മൈൻറ്റൈൻ ചെയ്യണ്ടെണ്ട്.

ജൈവ ഭക്ഷണം മുൻഗണന കൊടുക്കുന്ന്ണ്ട്. തക്കാളി അങ്ങനത്തെല്ലാം ഇണ്ടാക്കും. തക്കാളി, പച്ചമുളക്, ആഹ് ഇതെല്ലാണ്ട് പയറ്. വീട്ടിലിണ്ടാ? ആഹ്. പിന്നാ ഈ ഷോപ്പ് കടകളിന്ന് വാങ്ങുന്നേനൊക്കെ ഇപ്പ വേഷാന്നല്ലേ പറയുന്നേ. പച്ചക്കറിയായാലും സുരക്ഷിതായിട്ട് കഴിക്കാൻ കഴിയില്ലല്ലോ. അതെ. പരമാവധി നമ്മള് വീട്ട്ന്നന്നെ ഇണ്ടാക്കാൻ ശ്രമിക്കണം. ഉം. ഉം. അതാണങ്ങനെ. അയിനാന്നേറ്റോം കൂടുതൽ അഹ് അപ്പഴാന്ന് ഭക്ഷണ രീതിയൊര് സെറ്റാവാ.

പൂർണ്ണാവ. പിന്നെ എന്താണ് ഭക്ഷണ വേറെ ഭക്ഷണ രീതി എന്തേലും ആഹ് പ്രത്യേക പുതിയ നൂതനമായ വിദ്യകളിണ്ടാ?

ഇപ്പം ഫുള്ള് എല്ലാം ക് മറ്റേ പൊറം രാജ്യത്ത്ള്ള ഭക്ഷണെല്ലാ ഇപ്പ നമ്മടെ നാട്ടിലിണ്ടല്ലോ, എല്ലാ സാധനായാലും. സാൻവിച്ച്, ബർഗറങ്ങനെ എല്ലാം ഫാസ്റ്റ് ഫുഡ് ആഹ് എല്ലാം. ഇപ്പം പൊതുവെ കഴിഞ്ഞ തലമുറയെ അപേക്ഷിച്ചിപ്പ പൊറത്ത്ന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം കൂടീട്ടിണ്ട്. കൂടി, അതാണ്. ഇപ്പൊരുപാട് ഹോട്ടലുകള് നമ്മളെ എത്ര ഹോട്ടലുകള്. ഉം. അതുപോലിപ്പോ ആൾക്കാരും കൂടി. ഉം ഉം. എന്തായാലും നിന്റെ ഭക്ഷണ രീതിയൊക്കെ എന്താക്ക് ക്രമം പാലിക്കട്ടെ.

ആഹ്. എന്തായാലും വീണ്ടും കാണാം. ശെരീന്നാ.